ഈ കാലാവസ്ഥയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ഹാലോ. ആഹ്. ഇത് നമ്മ ഏഹ് എന്തിനാണ് വിളിക്കുന്നത്? ഹലോ. ഞാൻ അഭി നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറഞ്ഞ് ഇതാക്കാൻ പറ്റുമോ? ഞങ്ങളുമായി പങ്കുവെയ്ക്കാൻ. ആഹ്. സോറി. ഇൻട്രൊഡക്ഷൻ തരാൻ മറന്നു.

അതെ. ഇപ്പോൾ ഉള്ള കാലാവസ്ഥ കാലാവസ്ഥ എങ്ങനെയാണ്? നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാലാവസ്ഥ ഏതാണ്? ശരിക്കും ഇപ്പോൾ ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസംബർ ഇപ്പോൾ അഞ്ചായി. അതായത് ഒന്നും കൂടെ തണുപ്പും മഞ്ഞും ആ ഒരു സിറ്റുവേ ആ ഒരു രീതിയാണ് ഇപ്പോൾ ശരിക്കും കേരളത്തിൽ മൊത്തത്തിൽ ഉണ്ടാവേണ്ടിയിരുന്നത്. നമ്മുടെ നാട്ടിൽ മൊത്തം

ആഹ്. മഴ വരണ്ട സമയത്ത് മഴ ഇ ശരിക്കും പെയ്യുന്നില്ല. വേനൽ കാലത്ത് സമയം തെറ്റിയിട്ടുള്ള മഴ ഉണ്ട്. മഞ്ഞ് കാലത്ത് നമ്മുടെ കാലാവസ്ഥ തന്നെ തലതിരിഞ്ഞിരിക്കുകയാണ്.

അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എങ്ങനെയുള്ള കാലാവസ്ഥയാണ്? എനിക്ക് അങ്ങനെ ചോദിച്ചാൽ കേ ലോകത്തിലെ ആരോട് ചോദിക്കുകയാണെങ്കിൽ അതായത് കുറച്ച് കൂടി ഏഹ് ഏഹ് നല്ലോണം യാത്ര ചെയ്ത ആൾക്കാരാണെങ്കിൽ എന്റെ ഒരു അഭിപ്രായത്തിൽ അവരെല്ലാവരും പറയുക കേരളത്തിലെ കാലാവസ്ഥയാണ്. നമ്മളുടെ ഇവിടെ അടിപൊളിയാണെന്ന് ഒക്കെയാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ എല്ലാ രീതിയിലുള്ള കാലാവസ്ഥയും ഇൻ ഇന്ത്യയിലെ കാലാവസ്ഥ ഇവിടെ എല്ലാ രീതിയിലെ കാലാവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അ എന്താ മണാലി അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ എന്താണ് നല്ല മഞ്ഞ് മഞ്ഞ് മലകളും അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഏഹ് രാജസ്ഥാൻ

കുറച്ച് ഇങ്ങോട് വരുമ്പോഴത്തേക്കും മരുഭൂമി. അതെ. രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ ഫുൾ ആയിട്ട് മരുഭൂമി മൊത്തത്തിൽ മരുഭൂമി. ബ എന്താ ഒട്ടകം. അങ്ങനെയൊരു സിറ്റുവേഷൻ. ആ മണാലിയിലേക്ക് പോകുമ്പോൾ ഏഹ് റോഡരികത്ത് ആപ്പിളിന്റെ മരങ്ങളും ഒക്കെ കാണാൻ സാധിക്കും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് മഴയും ഭയങ്കര മഴയെല്ലാമുള്ള എന്താണ് ഉത്തർ പ്രദേ ഏഹ് ഏഹ്

ആഹ്. മേഘാലയ. അതുപോലെയുള്ള സ്ഥലങ്ങളും. കേരളത്തിൽ വരുകയാണെങ്കിൽ മൊത്തത്തിൽ ഒരു എന്താണ് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് കാണാൻ പലയിടത്തും സാധിക്കുന്നുണ്ട്. അതെ. അപ്പോൾ കേരളമാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് പറഞ്ഞ് വരുന്നത്. കേര കേരളത്തിലെ കാലാവസ്ഥ ഇന്ത്യയിലെ കാലാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറഞ്ഞ് വരുന്നത്. മ്മ്. അതെ.

അപ്പോൾ മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് നോക്കിയിട്ടുണ്ടോ?

അത് കുറച്ച് കൂടിപ്പോയാൽ അവിടെ പ്രളയം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് അവിടുത്തെ ആളുകൾക്ക്. ഒരു മാസത്തെയോരു ഭയങ്കര ഏഹ് ഏഹ് എന്താണ് പ്രയാസമുള്ള അവസ്ഥയാണ് അവിടെയുള്ളത്. നമ്മുടെ കേരളത്തിലും അത്ര മഴ വരുന്നത് എന്ത് പ്രയാസമാണ്.

ഈ അടുത്ത് ഒക്കെ ഈ കേരളത്തിൽ പ്രളയം പിന്നെ എന്താ മലയിടിച്ചൽ, ഉരുൾപൊട്ടൽ അങ്ങനെയൊക്കെ നടക്കുന്നില്ലേ. അഹ്. അത് ശരിയാണ്. അത് ശരിയാണ്. ഏഹ് എല്ലായിടത്തും ഇല്ലല്ലോ. ചെറിയ ഏഹ് എന്താണ് ഇവിടെ വരുന്ന മഴയുടെ അളവിൽ എങ്ങാനും ദുബായിയിൽ വന്ന് പോയാൽ ഇപ്പോൾ ദുബായ് മൊത്തത്തിൽ മുങ്ങിപ്പോകും. ഏഹ്

ചെ ചെറിയ രീതിയിലുള്ള മഴവെള്ളപ്പാച്ചിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഏത് കാലാവസ്ഥയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? ഏത് കാലാവസ്ഥ അങ്ങനെ പറഞ്ഞാൽ ആഹ് ഡിസംബർ തന്നെയാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ കുറച്ച് കൂടെ തണുപ്പ് കൂടുമ്പോൾ നമുക്ക് നന്നായിട്ട് ഉറങ്ങാമല്ലോ. അത് കൊണ്ട് ഡിസംബർ ആണ്. ആഹ്. ഇപ്പോൾ കാലാവസ്ഥാതിരിച്ചൽ കാരണമായിട്ടുള്ള ഒരു കുറേ രോഗങ്ങളെല്ലാം ഉണ്ടാവാറില്ലേ?

അ ഈ ഏഹ് എങ്ങനെയാണ് ഉദ്ദേശിച്ചത്? ഇപ്പോൾ കാലാവസ്ഥ തെറ്റിയത് കാരണം ഓരോ രോഗം എല്ലാം സംഭവിക്കുന്നില്ലേ? അപ്പോൾ അത് അതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്. അത് അതായത് അതിനെ എങ്ങനെയാണ് രക്ഷപ്പെടുക. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടോ?

ഇങ്ങനെയുള്ള രോഗങ്ങൾ വരാൻ കാരണം ആദ്യം തന്നെ പറയട്ടെ. കാലാവസ്ഥ മാറാനുള്ള ആദ്യത്തെ കാരണം മനുഷ്യരാണ്. കാരണം നമ്മൾ ഏഹ് ഭൂമിയെ ഏഹ് നമ്മൾ പ്രകൃതിയോട് എങ്ങനെ പെരുമാറുന്നുവോ അതുമാതിരിയായിരിക്കും നമ്മളോട് പ്രകൃതി തിരിച്ച് പെരുമാറുക.

അപ്പോൾ പ്രകൃതിയിൽ നിന്നും നമുക്ക് തിരിച്ച് കിട്ടുന്നതാണ് നമ്മളുടെ എന്ത് ജീവിതശൈലി രോഗങ്ങളൊക്കെ. ഓക്കേ. ഓക്കേ. ആഹ് ശരി. നിങ്ങളുടെ ആഹ് നിങ്ങളോട് കുറേ സംസാരിക്കാൻ പറ്റി. ഓക്കേ. പക്ഷെ ഇപ്പോൾ എനിക്ക് ചെറിയ എന്താണ്

നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി ചിലവഴിച്ചതിന് നന്ദി. താങ്ക് യു.